ഏഹ് പുറകുവശത്ത് നല്ല തെളിഞ്ഞ ആകാശവും ഏഹ് നല്ലപോലെ അടിക്കുന്ന വെയിലും കാണാൻ സാധിക്കുന്നുണ്ട്.

അത് കൂടാതെ തന്നെ വലിയ മരങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്.

മുകളിലായി തടികൾ കൊണ്ടുള്ള കുറെയധികം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്.

ഏഹ് ഇവിടെത്തന്നെ കുറെയധികം ഏഹ് ആ ബൊമ്മകളിൽ എഹ് ഡ്രസ്സ് ധരിപ്പിച്ച് ഇരുത്തുന്ന ഇരുത്തിയേക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

ഒരു സ്കൂളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു.

കടയുടെ മുന്നിൽ കുറെയധികം കുപ്പികളാണ് നിരത്തി വെച്ചിരിക്കുന്നത്.

അതിൻ്റെ അപ്പുറത്ത് വെള്ള കളറുള്ള ഒരു കെട്ടിടം കാണാം.

ഒരു കറുത്ത ഡോർ ഇൽ ഒരു ആ വെള്ള പേപ്പർ ഇൽ കറുത്ത അക്ഷരങ്ങളിൽ എന്തോ എഴുതിയിട്ടുണ്ട്.

പിന്നിൽ ഒരു വെള്ള പെയിൻ്റ് അടിച്ച ഒരു മതിലും കാണാൻ സാധിക്കുന്നു.

ഒരു ജനലിന്റെ മുന്നിൽ നിന്ന് ഒരാൾ എന്തോ ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നു.

പരവതാനി വിരിച്ച പോലെ ഒരു പച്ച കളറുള്ള മാറ്റ് എല്ലായിടത്തും കാണാം.

ഇത് ഒരു സ്കൂൾ ഇന്റെ അല്ലെങ്കിൽ ഒരു കോളേജ് ഇന്റെയോ മുൻവശത്ത് നിന്നുള്ള ചിത്രമാണ്.

ഒരു വീടിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്.

ജനലിന്റെ താഴെ ഏ രണ്ട് തുണികൾ വൃത്തിയായി മടക്കി വച്ചിരിക്കുന്നു.

പുറകിലായി നിരനിരയായി നിൽക്കുന്ന മലകൾ ചിത്രത്തിന് ഒരുപാട് ഭംഗിയേകുന്നു.

കറുത്ത ഗേറ്റുകളോട് കൂടി ഉള്ള വലിയ മതിലാണ് സ്കൂൾ ഇന്റെ മുന്നിലുള്ളത്.